പ്രിയപ്പെട്ട ദേശവാസികളെ
മൻ കി ബാത്തിലൂടെ എനിക്ക് എന്റെ എല്ലാ കുടുംബാംഗങ്ങളുമായും സംവദിക്കാനുള്ള അവസരം ഇന്ന് ഒരിക്കൽക്കൂടി ലഭിച്ചിരിക്കുന്നു
മൻ കി ബാത്തിലേക്ക് സ്വാഗതം
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യം കൈവരിച്ച നേട്ടം നമ്മെയെല്ലാം പ്രചോദിപ്പിക്കുന്നതായിരുന്നു
അത് ഇന്ത്യയുടെ സാധ്യതകളിൽ പുതിയൊരു ആത്മവിശ്വാസം പകരുന്നു
ക്രിക്കറ്റ് ഫീൽഡിൽ ടീം ഇന്ത്യയുടെ ഏതൊരു ബാറ്റ്സമാന്റെയും സെഞ്ച്വറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും
പക്ഷേ ഇന്ത്യ മറ്റൊരു ഫീൽഡിൽ സെഞ്ച്വറി നേടി എന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്
ഈ മാസം അഞ്ചിന് രാജ്യത്തെ യൂണികോണുകളുടെ എണ്ണം 100ൽ എത്തി
നിങ്ങൾക്കറിയാമോ ഒരു യൂണികോൺ അതായത് കുറഞ്ഞത് ഏഴായിരത്തഞ്ഞൂറ് കോടിയുടെ ഒരു സ്റ്റാർട്ട്അപ്പ്
ഈ യൂണികോണുകളുടെ ആകെ മൂല്യം 330 ബില്യൺ ഡോളറിലധികം അതായത് 25 ലക്ഷം കോടി രൂപയിലധികമാണ്
തീർച്ചയായും ഇത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്
നമ്മുടെ മൊത്തം യൂണികോണുകളിൽ 44 ഉം കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയവയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും
ഇത് മാത്രമല്ല ഈ വർഷം 34 മാസത്തിനുള്ളിൽ 14 പുതിയ യൂണികോണുകൾകൂടി രൂപീകരിച്ചു
ഇതിനർത്ഥം ആഗോള മഹാമാരിയുടെ ഈ കാലഘട്ടത്തിലും നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ സമ്പത്തും മൂല്യവും സൃഷ്ടിക്കുന്നു എന്നതാണ്
ഇന്ത്യൻ യൂണികോണുകളുടെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് യു
തുടങ്ങി മറ്റ് പല രാജ്യങ്ങളേക്കാളും കൂടുതലാണ്
വരും വർഷങ്ങളിൽ ഈ എണ്ണത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും വിശകലന വിദഗ്ദ്ധർ പറയുന്നു
നമ്മുടെ യൂണികോണുകൾ വൈവിധ്യവത്ക്കരിക്കപ്പെടുന്നു എന്നതാണ് നല്ല വാർത്ത
ഇകൊമേഴ്സ് ഫിൻടെക് എഡ്ടെക് ബയോടെക് തുടങ്ങി നിരവധി മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നു
ഞാൻ കൂടുതൽ പ്രധാനമായി കരുതുന്ന മറ്റൊരു കാര്യം സ്റ്റാർട്ടപ്പുകളുടെ ലോകം നവഇന്ത്യയുടെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ്
ഇന്ന് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ആവാസവ്യവസ്ഥ വൻനഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല
ചെറുപട്ടണങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും സംരംഭകർ ഉയർന്നുവരുന്നു
ഇന്ത്യയിൽ നൂതനാശയമുള്ള ഒരാൾക്ക് സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇത് കാണിക്കുന്നു
സുഹൃത്തുക്കളേ രാജ്യത്തിന്റെ ഈ വിജയത്തിന് പിന്നിൽ രാജ്യത്തിന്റെ യുവശക്തി
പ്രതിഭ രാജ്യത്തെ ഗവണ്മെന്റ് എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുന്നു
എല്ലാവരുടേയും പ്രയത്നമുണ്ട് ഇതിനു പിന്നിൽ
പക്ഷേ ഇവിടെ ഒരു കാര്യംകൂടി പ്രധാനമാണ്
അതായത് സ്റ്റാർട്ട്അപ്പ് ലോകത്തേക്കുള്ള ശരിയായ മാർഗനിർദ്ദേശം
ഒരു നല്ല ഉപദേഷ്ടാവിന് ഒരു സ്റ്റാർട്ടപ്പിനെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും
ശരിയായ തീരുമാനത്തിനായി സ്ഥാപകരെ എല്ലാവിധത്തിലും നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും
വളർന്നുവരുന്ന സ്റ്റാർട്ടപ്പുകൾക്കായി സ്വയം സമർപ്പിച്ച നിരവധി മാർഗനിർദ്ദേശകർ ഇന്ത്യയിൽ ഉണ്ടെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു
ശ്രീധർ വെമ്പുവിന് അടുത്തിടെ പത്മാ അവാർഡ് ലഭിച്ചു
അദ്ദേഹം വിജയിയായ ഒരു സംരംഭകനാണ് എന്നാൽ ഇപ്പോൾ മറ്റു സംരംഭകരെ വളർത്തുക എന്ന ദൌത്യവും അദ്ദേഹം ഏറ്റെടുത്തു
ഗ്രാമീണ മേഖലയിൽ നിന്നാണ് ശ്രീധർ തന്റെ പ്രവർത്തനം ആരംഭിച്ചത്
ഗ്രാമത്തിൽ തന്നെ നിന്നുകൊണ്ട് ഗ്രാമീണ യുവാക്കളെ ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു
ഗ്രാമീണ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2014ൽ വൺ ബ്രിഡ്ജ് എന്ന പേരിൽ ഒരു പ്ലാറ്റഫോം സൃഷ്ടിച്ച ശ്രീ
മദൻ പാഠക്കിനെ പോലുള്ളവരും നമ്മുടെ ഇടയിലുണ്ട്
ഇന്ന് ദക്ഷിണേന്ത്യയിലും കിഴക്കൻ ഇന്ത്യയിലും 75ലധികം ജില്ലകളിൽ ഒൺ ബ്രിഡ്ജ് നിലവിലുണ്ട്
ഇതുമായി ബന്ധപ്പെട്ട 9000ലധികം ഗ്രാമീണ സംരംഭകർ ഗ്രാമീണ ഉപഭോക്താക്കൾക്ക് അവരുടെ സേവനങ്ങൾ നൽകുന്നു
മീരാഷേണായി അത്തരത്തിലൊരാളാണ്
ഗ്രാമീണ ആദിവാസി ദിവ്യാംഗ യുവാക്കൾക്കുള്ള മാർക്കറ്റ് ലിങ്ക്ഡ് സ്കിൽസ് ട്രെയിനിംഗ് മേഖലയിൽ അവർ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്നു
ഞാൻ ഇവിടെ കുറച്ചു പേരുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ
എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിൽ ഉപദേശകർക്ക് ക്ഷാമമില്ല
ഇന്ന് സ്റ്റാർട്ടപ്പുകൾക്കായി രാജ്യത്ത് ഒരു സമ്പൂർണ്ണ പിന്തുണാസംവിധാനം ഒരുങ്ങുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളകാര്യമാണ്
വരും കാലങ്ങളിൽ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ലോകത്ത് പുരോഗതിയുടെ ഒരു പുതിയ പറക്കൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
സുഹൃത്തുക്കളേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അത്തരമൊരു രസകരവും ആകർഷകവുമായ കാര്യം കണ്ടെത്തി
അത് നാട്ടുകാരുടെ സർഗ്ഗാത്മകതയും അവരുടെ കലാപരമായ കഴിവുകളും നിറഞ്ഞതാണ്
തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നുള്ള ഒരു സ്വയം സഹായ സംഘം എനിക്കയച്ച ഒരു സമ്മാനം ഇതാ
ഈ സമ്മാനത്തിന് ഭാരതീയതയുടെ സുഗന്ധവും മാതൃശക്തിയുടെ അനുഗ്രഹവുമുണ്ട് എന്നോടുള്ള അവരുടെ വാത്സല്യമുണ്ട്
ഇത് ഒരു പ്രത്യേക തഞ്ചാവൂർ പാവയാണ് ഇതിന് ജിഐ ടാഗും ലഭിച്ചു
പ്രാദേശിക സംസ്കാരത്തിൽ നിർമ്മിച്ച ഈ സമ്മാനം എനിക്ക് അയച്ചുതന്ന തഞ്ചാവൂർ സ്വയം സഹായ സംഘത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു
സുഹൃത്തുക്കളേ ഈ തഞ്ചാവൂർ പാവ എത്ര മനോഹരമാണോ അത്രയും മനോഹരമായി സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പുതിയ കഥ കൂടി എഴുതുകയാണ്
വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ സ്റ്റോറുകളും കിയോസ്കുകളും തഞ്ചാവൂരിൽ തുറക്കുന്നു
ഇതുമൂലം എത്രയോ പാവപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതം മാറിമറിഞ്ഞു
അത്തരം കിയോസ്കുകളുടെയും സ്റ്റോറുകളുടെയും സഹായത്തോടെ സ്ത്രീകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് വിൽക്കാൻ കഴിയും
താര കൈകൾ കൈവിനൈയ് പൊറുതകൾ വിറപ്പനൈ അങ്ങാടി എന്നാണ് സംരംഭത്തിന് പേരിട്ടിരിക്കുന്നത്
22 സ്വയം സഹായ സംഘങ്ങൾ ഈ സംരംഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രത്യേകത
വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ ഈ സ്റ്റോറുകൾ തഞ്ചാവൂരിലെ ഒരു പ്രധാന സ്ഥലത്ത് തുറന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ ആഹ്ളാദിക്കും
അവരുടെ സംരക്ഷണത്തിന്റെ പൂർണ ഉത്തരവാദിത്തവും സ്ത്രീകൾ ഏറ്റെടുക്കുന്നു
ഈ വനിതാ സ്വയം സഹായ സംഘത്തിന്റെ തഞ്ചാവൂർ പാവ വെങ്കല വിളക്ക് തുടങ്ങി ജിഐ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കളിപ്പാട്ടങ്ങളും പായകളും കൃത്രിമ ആഭരണങ്ങളും അവർ നിർമ്മിക്കുന്നു
ഇത്തരം സ്റ്റോറുകൾ കാരണം ജിഐ ഉൽപ്പന്നങ്ങളുടെയും കരകൌശല ഉൽപന്നങ്ങളുടെയും വിൽപ്പനയിൽ വലിയ വർധനയുണ്ടായി
ഈ പ്രചാരണംമൂലം കരകൌശലതൊഴിലാളികൾക്ക് മാത്രമല്ല വരുമാനം വർധിച്ചുകൊണ്ടിരിക്കുന്നത്
സ്ത്രീകളും ശാക്തീകരിക്കപ്പെടുകയാണ്
മൻ കി ബാത് കേൾക്കുന്നവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്
നിങ്ങളുടെ പ്രദേശത്ത് ഏതൊക്കെ വനിതാ സ്വയം സഹായ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുക
നിങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ഈ ഉൽപ്പന്നങ്ങൾ കഴിയുന്നത്ര ഉപയോഗിക്കുകയും ചെയ്യുക
ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വയം സഹായസംഘത്തിന്റെ വരുമാനം വർധിപ്പിക്കാൻ സഹായിക്കുക മാത്രമല്ല ആത്മനിർഭർ ഭാരത് അഭിയാൻ ഊർജ്ജം പകരുകയും ചെയ്യും
സുഹൃത്തുക്കളേ നമ്മുടെ രാജ്യത്ത് നിരവധി ഭാഷകളുടെയും ലിപികളുടെയും ഭാഷാഭേദങ്ങളുടെയും സമ്പന്നമായ നിധിയുണ്ട്
വ്യത്യസ്ത പ്രദേശങ്ങളിലെ വ്യത്യസ്തമായ വസ്ത്രവും ഭക്ഷണവും സംസ്കാരവുമാണ് നമ്മുടെ വ്യക്തിത്വം
ഈ വൈവിധ്യം ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മെ ശാക്തീകരിക്കുന്നു
ഒപ്പം നമ്മെ ഒരുമയോടെ നിലനിർത്തുന്നു
ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രചോദനാത്മകമായ ഒരു ഉദാഹരണം കൽപന എന്ന പെൺകുട്ടിയുടേതാണ്
അത് നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു
അവരുടെ പേര് കൽപന എന്നാണെങ്കിലും അവരുടെ ശ്രമം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതത്തിന്റെ യഥാർത്ഥ ചൈതന്യത്താൽ നിറഞ്ഞതാണ്
യഥാർത്ഥത്തിൽ കൽപ്പന ഈയിടെ കർണാടകയിൽ പത്താം ക്ലാസ്സ് പരീക്ഷ പാസായി
പക്ഷേ അവളുടെ വിജയത്തിന്റെ പ്രത്യേകത കുറച്ചുകാലം മുമ്പുവരെ കൽപനയ്ക്ക് കന്നഡ ഭാഷ അറിയില്ലായിരുന്നു എന്നതാണ്
മൂന്ന് മാസംകൊണ്ട് കന്നഡ ഭാഷ പഠിക്കുക മാത്രമല്ല 92 മാർക്ക് നേടുകയും ചെയ്തു
ഇതറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം
എന്നാൽ സംഗതി സത്യമാണ്
നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നതും നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതുമായ മറ്റ് നിരവധി കാര്യങ്ങളുണ്ട്
ഉത്തരാഖണ്ഡിലെ ജോഷിമഠ് സ്വദേശിയാണ് കൽപന
അവൾക്ക് നേരത്തെ ടിബി ബാധിച്ചിരുന്നു
മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടു
പക്ഷേ അവർ പറയുന്നതുപോലെ വെയർ തേരെ ഐഎസ് അ വിൽ തേരെ ഐഎസ് അ വേ
കൽപ്പന പിന്നീട് മൈസൂരു നിവാസിയായ പ്രഫസർ താരമൂർത്തിയുമായി ബന്ധപ്പെട്ടു
അവർ അവളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല എല്ലാവിധത്തിലും സഹായിക്കുകയും ചെയ്തു
തന്റെ കഠിനാധ്വാനത്തിലൂടെ ഇന്ന് അവൾ നമുക്കെല്ലാവർക്കും മാതൃകയായി മാറിയിരിക്കുന്നു
കൽപനയുടെ ധൈര്യത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു
അതുപോലെ രാജ്യത്തിന്റെ ഭാഷാവൈവിധ്യത്തെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്
അത്തരത്തിലുള്ള ഒരാളാണ് പശ്ചിമ ബംഗാളിലെ പുരുലിയയിലെ ശ്രീ
ശ്രീപതി ടുഡു
പുരുലിയയിലെ സിദ്ധോകാനോബിർസ സർവകലാശാലയിലെ സന്താലി ഭാഷാ പ്രൊഫസറാണ് ടുഡു
സന്താലി സമുദായത്തിന് വേണ്ടി സ്വന്തം ഓൾ ചിക്കി ലിപിയിൽ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പകർപ്പ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്
നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തെ ഓരോ പൌരനും അവരുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധവാന്മാരാക്കുന്നുവെന്ന് ശ്രീ
ശ്രീപതി ടുഡു പറയുന്നു
അതിനാൽ ഓരോ പൌരനും ഇത് പരിചയപ്പെടേണ്ടത് പ്രധാനമാണ്
അതുകൊണ്ട് സന്താലി സമൂഹത്തിന് ഭരണഘടനയുടെ കോപ്പി സ്വന്തം ലിപിയിൽ തയ്യാറാക്കി അദ്ദേഹം സമ്മാനമായി നൽകി
ശ്രീപതിയുടെ ഈ ചിന്തയെയും അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു
ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ആത്മാവിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണിത്
ഈ മനോഭാവം മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്തരം നിരവധി ശ്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ കണ്ടെത്തും
ഭക്ഷണം കല സംസ്കാരം വിനോദസഞ്ചാരം എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ നിങ്ങൾക്ക് അറിയാനാകും
നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാം
ഇത് നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകും കൂടാതെ രാജ്യത്തിന്റെ വൈവിധ്യവും നിങ്ങൾക്ക് അനുഭവപ്പെടും
പ്രിയപ്പെട്ട ദേശവാസികളേ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉത്തരാഖണ്ഡിലെ ചാർധാം മിലേക്കുള്ള വിശുദ്ധ യാത്ര നടക്കുകയാണ്
ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തർ ചാർധാമിലും പ്രത്യേകിച്ച് കേദാർനാഥിലും എത്തിച്ചേരുന്നു
ആളുകൾ ചാർധാം യാത്രയുടെ സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കിടുന്നു
പക്ഷേ കേദാർനാഥിലെ ചില തീർത്ഥാടകർ മലിനീകരണം കാരണം വളരെ സങ്കടപ്പെടുന്നതും ഞാൻ കണ്ട സോഷ്യൽ മീഡിയയിലൂടെയും നിരവധിപേർ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്
നാം ഒരു പുണ്യ തീർത്ഥാനടത്തിന് പോകുമ്പോൾ അവിടെ മാലിന്യക്കൂമ്പാരമുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ
എന്നാൽ സുഹൃത്തുക്കളേ ഈ പരാതികൾക്കിടയിലും ഒരുപാട് നല്ല ചിത്രങ്ങളും കാണുന്നുണ്ട്
എവിടെ വിശ്വാസമുണ്ടോ അവിടെ സൃഷ്ടിയും ഗുണാത്മകതയുമുണ്ട്
ബാബകേദാർധാമിൽ ആരാധിക്കുകയും ശുചിത്വത്തെ ഉപാസിക്കുകയും ചെയ്യുന്ന നിരവധി ഭക്തരുണ്ട്
ചിലർ താമസിക്കുന്ന സ്ഥലത്തിന്റെ പരിസരം വൃത്തിയാക്കുന്നു
മറ്റു ചിലർ യാത്രാമാർഗ്ഗത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നു
സ്വച്ഛ് ഭാരത് അഭിയാന്റെ പ്രചാരണ സംഘത്തിനൊപ്പം നിരവധി സംഘടനകളും സന്നദ്ധ സംഘടനകളും അവിടെ പ്രവർത്തിക്കുന്നു
സുഹൃത്തുക്കളെ തീർത്ഥാനടത്തിന്റെ പ്രാധാന്യം ഇവിടെയുള്ളതുപോലെ തീർത്ഥാനട സേവനത്തിന്റെ പ്രാധാന്യവും പറഞ്ഞിട്ടുണ്ട്
സേവനം കൂടാതെ തീർത്ഥാടനം അപൂർണ്ണമാണ്
ദേവഭൂമി ഉത്തരാഖണ്ഡിൽ വൃത്തിയിലും സേവനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്
രുദ്രപ്രയാഗിലെ താമസക്കാരനായ ശ്രീ
മനോജ് ബൻജ്വാളിൽനിന്നും നിങ്ങൾക്ക് വളരെയധികം പ്രചോദനം ലഭിക്കും
കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ശ്രീ
മനോജ് പരിസ്ഥിതി സംരക്ഷണത്തിനായി മുൻകൈയെടുക്കുന്ന ശുചിത്വ കാമ്പെയ്നിനൊപ്പം പുണ്യസ്ഥലങ്ങൾ പ്ലാസ്റ്റിക് വിമുക്തം ആക്കുന്നതിനും അദ്ദേഹം മുൻകൈ എടുക്കുന്നു
ഗുപ്ത്കാശിയിൽ താമസിക്കുന്ന ശ്രീ
സുരേന്ദ്ര ബാഗ്വാടിയും ശുചിത്വം തന്റെ ജീവിത മന്ത്രമാക്കി ഗുപ്ത്കാശിയിൽ സ്ഥിരമായി ശുചിത്വ പരിപാടികൾ നടത്തുന്നു
ഈ കാമ്പയിന്റെ പേരും മൻ കി ബാത്ത് എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി
അതുപോലെ ദേവാറിലെ ചമ്പാദേവി കഴിഞ്ഞ മൂന്ന് വർഷമായി ഗ്രാമത്തിലെ സ്ത്രീകളെ മാലിന്യ സംസ്കരണം പഠിപ്പിക്കുന്നു
ചമ്പാജി നൂറുകണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു
തന്റെ കഠിനാധ്വാനംകൊണ്ട് ഹരിതവനം ഒരുക്കി സുഹൃത്തുക്കളെ
ഇത്തരക്കാരുടെ പ്രയത്നത്താൽ ഭൂമിയും തീർത്ഥാനടങ്ങളും നൽകുന്ന ദിവ്യാനുഭൂതി അവിടെ അവശേഷിക്കുന്നു
അത് അനുഭവിക്കാൻ നാം അവിടെ പോകുന്നു
ഈ ദൈവകതയും ആത്മീയതും നിലനിർത്താനുള്ള ഉത്തരവാദിത്തം നമുക്കുമുണ്ട് ഇപ്പോൾതന്നെ
നമ്മുടെ നാട്ടിൽ ചാർധാം യാത്രയ്ക്കൊപ്പം അമർനാഥ് യാത്ര പണ്ഡർപൂർ യാത്ര ജഗന്നാഥ് യാത്ര എന്നിങ്ങനെ നിരവധി യാത്രകൾ വരുംകാലങ്ങളിൽ ഉണ്ടാകും
ശ്രാവണ മാസത്തിൽ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും ചില മേളകൾ നടക്കാറുണ്ട്
സുഹൃത്തുക്കളേ നാം എവിടെ പോയാലും ഈ തീർത്ഥാടന മേഖലകളിൽ മാന്യത കാത്തുസൂക്ഷിക്കണം
അത്തരം ശുചിത്വം ഒരു പവിത്രമായ അന്തരീക്ഷം ഇവ നമ്മൾ ഒരിക്കലും മറക്കരുത്
അത് നിലനിർത്തണം
അതിനാൽ ശുചിത്വ പ്രതിജ്ഞ ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആയി ആഘോഷിക്കുന്നു
പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചുറ്റും നല്ല പ്രചാരണങ്ങൾ നടത്തണം
ഇത് തുടർച്ചയായ പ്രവർത്തനമാണ്
നിങ്ങൾ ഇത്തവണ എല്ലാവരേയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ശുചിത്വത്തിനും മരം നട്ട് പിടിപ്പിക്കുന്നതിനും പരിശ്രമിക്കുക
സ്വയം ഒരു മരം നടുക മറ്റുള്ളവർക്കും പ്രചോദനം നൽകുക
പ്രിയപ്പെട്ട ദേശവാസികളെ അടുത്ത മാസം 21ന് നമ്മൾ എട്ടാമത് അന്താരാഷ്ട്ര യോഗദിനം ആഘോഷിക്കാൻ പോകുകയാണ്
ഇത്തവണത്തെ യോഗ ദിന പ്രമേയം യോഗ മാനവികതയ്ക്ക് എന്നതാണ്
യോഗ ദിനം വളരെ ആവേശത്തോടെ ആഘോഷിക്കാൻ ഞാൻ നിങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു
അതെ കൂടാതെ കൊറോണയുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ എടുക്കുക
ലോകമെമ്പാടും ഇപ്പോൾ സാഹചര്യം മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ടിരിക്കുന്നു
കൂടുതൽ കൂടുതൽ വാക്സിനേഷൻ കവറേജ് കാരണം
ഇപ്പോൾ ആളുകൾ എന്നത്തേക്കാളും കൂടുതൽ പുറത്തേക്ക് പോകുന്നു
അതിനാൽ യോഗ ദിനവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ധാരാളം തയ്യാറെടുപ്പുകളും നടക്കുന്നു
നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം പ്രധാനമാണ്
ഇതിൽ യോഗ എത്ര വലിയ ഒരു മാധ്യമമാണെന്നും ശാരീരികവും ആത്മീയവും ബൌദ്ധികവുമായ ക്ഷേമത്തിലേക്ക് ആളുകളെ നയിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും കൊറോണ മഹാമാരി നമ്മെയെല്ലാം മനസ്സിലാക്കി തന്നു
ലോകത്തെ പ്രമുഖ വ്യവസായികൾ മുതൽ സിനിമാകായിക രംഗത്തെ പ്രമുഖർവരെ വിദ്യാർത്ഥികൾ മുതൽ സാധാരണ മനുഷ്യർ വരെ
എല്ലാവരും യോഗയെ അവരുടെ ജീവിതത്തിന്റെ അവിഭാജ്യഘടകമാക്കുന്നു
ലോകമെമ്പാടും യോഗയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതി കാണാൻ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്
സുഹൃത്തുക്കളേ ഇപ്രാവശ്യം രാജ്യത്തിനകത്തും പുറത്തും യോഗാ ദിനത്തിൽ വളരെ നൂതനമായ ചില കാര്യങ്ങൾ നടക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു
അതിലൊന്നാണ് ഗാർഡിയൻ റിംഗ് ഇത് വളരെ സവിശേഷമായ ഒരു പരിപാടിയായിരിക്കും
ഇതിൽ സൂര്യന്റെ സഞ്ചാരം ആഘോഷിക്കും
അതായത് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ യോഗയിലൂടെ നാം അതിനെ സ്വാഗതം ചെയ്യും
വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ ദൌത്യസംഘം അവിടത്തെ പ്രാദേശിക സമയം അനുസരിച്ച് സൂര്യോദയ സമയത്ത് യോഗ പരിപാടികൾ സംഘടിപ്പിക്കും
ഓരോ രാജ്യങ്ങളിലായി പരിപാടി ആരംഭിക്കും
കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള യാത്ര തുടർച്ചയായി നടക്കും
ഈ പരിപാടികളുടെ സ്ട്രീമിംഗും ഒന്നിനുപുറകെ ഒന്നായി നടത്തപ്പെടും
അതായത് ഇത് ഒരു റിലേ യോഗ സ്ട്രീമിംഗ് ഇവന്റ് ആയിരിക്കും
നിങ്ങളും ഈ പരിപാടി കാണണം
സുഹൃത്തുക്കളേ ഇത്തവണ നമ്മുടെ നാട്ടിലെ അമൃത് മഹോത്സവം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര യോഗ ദിനം രാജ്യത്തെ 75 പ്രധാന സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കും
ഈ അവസരത്തിൽ പല സംഘടനകളും നാട്ടുകാരും അവരവരുടെ പ്രദേശങ്ങളിലെ പ്രത്യേക സ്ഥലങ്ങളിൽ സ്വന്തംതലത്തിൽ നൂതനമായ എന്തെങ്കിലും ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്
ഈ സമയം യോഗ ദിനം ആഘോഷിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു
നിങ്ങളുടെ നഗരത്തിലോ പട്ടണത്തിലോ ഗ്രാമത്തിലോ ഏറ്റവും സവിശേഷമായ ഏതെങ്കിലും സ്ഥലം തിരഞ്ഞെടുക്കുക
ഈ സ്ഥലം ഒരു പുരാതന ക്ഷേത്രവും വിനോദസഞ്ചാര കേന്ദ്രവുമാകാം
അല്ലെങ്കിൽ ഇത് ഒരു പ്രശസ്തമായ നദിയുടെയോ തടാകത്തിന്റെയോ കുളത്തിന്റെയോ തീരം ആകാം
ഇതോടെ യോഗയ്ക്കൊപ്പം നിങ്ങളുടെ പ്രദേശത്തിന്റെ ഐഡന്റിറ്റി വർദ്ധിക്കുകയും വിനോദസഞ്ചാരത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും
നിലവിൽ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് 100 ദിവസത്തെ കൌണ്ട്ഡൌൺ നടക്കുന്നു
കൂടാതെ വ്യക്തികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട പരിപാടികൾ മൂന്ന് മാസം മുമ്പ് ആരംഭിക്കുകയും ചെയ്തു
ഡൽഹിയിൽ 100ാം ദിവസത്തിന്റെയും 75ാം ദിവസത്തിന്റെയും കൌണ്ട്ഡൌൺ പരിപാടികൾ നടന്നു
അതേ സമയം അസമിലെ ശിവസാഗറിൽ 50ാമതും ഹൈദരാബാദിൽ 25ാമതും കൌണ്ട്ഡൌൺ ഇവന്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്
നിങ്ങളും ഇപ്പോൾ തന്നെ യോഗാദിനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
കൂടുതൽ കൂടുതൽ ആളുകളെ കണ്ടുമുട്ടുക യോഗ ദിന പരിപാടിയിൽ ചേരാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുക
അവർക്ക് പ്രചോദനം നൽകുക
നിങ്ങളെല്ലാവും യോഗാ ദിനത്തിൽ ആവേശത്തോടെ പങ്കെടുക്കുമെന്നും അതുപോലെതന്നെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ യോഗ സ്വീകരിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്
സുഹൃത്തുക്കളേ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ജപ്പാനിലേക്ക് പോയി
നിരവധി പരിപാടികൾക്കിടയിൽ ചില മികച്ച വ്യക്തിത്വങ്ങലെ കണ്ടുമുട്ടാൻ എനിക്ക് അവസരം ലഭിച്ചു
മൻ കി ബാത്തിൽ നിങ്ങളുമായി അവരെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
അവർ ജപ്പാനിലെ ആളുകളാണ്
പക്ഷേ അവർക്ക് ഇന്ത്യയോട് അതിശയകരമായ അടുപ്പവും സ്നേഹവുമുണ്ട്
ഇവരിൽ ഒരാളാണ് പ്രശസ്ത കലാസംവിധായകനായ ഹിരോഷി കൊയ്കെ
അദ്ദേഹം മഹാഭാരതം പ്രൊജക്ട് സംവിധാനം ചെയ്തു എന്നറിയുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷിക്കും
കംബോഡിയയിൽ ആരംഭിച്ച ഈ പദ്ധതി കഴിഞ്ഞ 9 വർഷങ്ങളായി തുടർച്ചയായി നടന്നുവരുന്നു
ഹിരോഷി കൊയ്കെ എല്ലാം തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്
അദ്ദേഹം എല്ലാ വർഷവും ഏഷ്യയിലെ ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയും അവിടത്തെ കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും ഒപ്പം മഹാഭാരതത്തിന്റെ ഭാഗങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു
ഈ പദ്ധതിയിലൂടെ ഇന്ത്യ കംബോഡിയ ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ ഒമ്പത് രാജ്യങ്ങളിൽ അദ്ദേഹം സ്റ്റേജ് അവതരണം സംവിധാനം ചെയ്യുകയും ചെയ്തു
ക്ലാസിക്കൽ പരമ്പരാഗത ഏഷ്യൻ പെർഫോമിംഗ് ആർട്ടിൽ വൈവിധ്യമാർന്ന പശ്ചാത്തലമുള്ള കലാകാരന്മാരെ ഹിരോഷി കൊയ്കെ ഒരുമിച്ച് കൊണ്ടുവരുന്നു
ഇക്കാരണത്താൽ അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ വ്യത്യസ്തത കാണപ്പെടുന്നു
ഇന്തോനേഷ്യ തായ്ലാൻഡ് മലേഷ്യ ജപ്പാൻ എന്നിവിടങ്ങഗളിൽ നിന്നുള്ള കലാകാരൻമാർ ജാവ നൃത്തം ബാലി നൃത്തം തായ് നൃത്തം എന്നിവയിലൂടെ കൂടുതൽ ആകർഷകമാക്കുന്നു
ഇതിൽ ഓരോ അവതരാകനും അവരവരുടെ സ്വന്തം മാതൃഭാഷയിൽ സംസാരിക്കുകയും നൃത്തസംവിധാനം ഈ വൈവിധ്യത്തെ വളരെ മനോഹരമായി പ്രദർശിപ്പിക്കുയും ചെയ്യുന്നു
സംഗീതത്തിന്റെ വൈവിധ്യം ഈ അവതരണത്തെ കൂടുതൽ സജീവമാക്കുന്നു എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്
നമ്മുടെ സമൂഹത്തിൽ നാനാത്വത്തിന്റെയും സഹവർത്തിത്ത്വത്തിന്റെയും പ്രാധാന്യം എന്താണെന്നും സമാധാനത്തിന്റെ രൂപം എന്തായിരിക്കണം എന്നും സമൂഹത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം
ഇദ്ദേഹത്തെക്കൂടാതെ ജപ്പാനിൽ ഞാൻ കണ്ടുമുട്ടിയ മറ്റ് രണ്ട് ആളുകൾ അറ്റ്സുഷി മാറ്റ്സുവോയും കെൻജി യോഷിയുമാണ് ഇരുവരും
ടെം പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
1993ൽ പുറത്തിറങ്ങിയ രാമായണത്തിന്റെ ജാപ്പനീസ് ആനിമേഷൻ ചിത്രം ഈ കമ്പനിയുടെതാണ്
ജപ്പാനിലെ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ യുഗോ സാക്കോയുമായി ഈ പ്രോജക്ട് ബന്ധപ്പെട്ടിരുന്നു
ഏകദേശം 40 വർഷം മുമ്പ് 1983 ലാണ് അദ്ദേഹം ആദ്യമായി രാമായണത്തെക്കുറിച്ച് അറിയുന്നത്
രാമായണം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു
അതിനുശേഷം അദ്ദേഹം അതിനെക്കുറിച്ച് ആഴത്തിൽ ഗവേഷണം ആരംഭിച്ചു
ഇത് മാത്രമല്ല ജാപ്പനീസ് ഭാഷയിലുള്ള രാമായണത്തിന്റെ 10 പതിപ്പുകൾ അദ്ദേഹം വായിച്ചു
കൂടാതെ ആനിമേഷനിലൂടെ അവതരിപ്പിക്കാനും ആഗ്രഹിച്ചു
ഇതിൽ ഇന്ത്യൻ ആനിമേറ്റർമാരും അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു
സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഇന്ത്യൻ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും കുറിച്ചും അദ്ദേഹത്തിനു വഴികാട്ടിയായി ഇവർ പ്രവർത്തിച്ചു
ഇന്ത്യയിലെ ആളുകൾ എങ്ങനെയാണ് മുണ്ട് ഉടുക്കുന്നത് എങ്ങനെ സാരി ധരിക്കണം മുടി കെട്ടുന്നത് എങ്ങനെ എന്നൊക്കെ അവർ അദ്ദേഹത്തിനു പറഞ്ഞുകൊടുത്തു
കുടുംബത്തിനുള്ളിൽ കുട്ടികൾ മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കുന്നു അനുഗ്രഹങ്ങളുടെ പാരമ്പര്യം എന്താണെന്നും അവർ വിശദമാക്കി കൊടുത്തു
കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുക വീട്ടിലെ മുതിർന്നവരെ പ്രണമിക്കുക അവരുടെ അനുഗ്രഹം വാങ്ങുക
ഇതെല്ലാം 30 വർഷത്തിന് ശേഷം ഈ ആനിമേഷൻ ചിത്രം 4 കെ യിൽ വീണ്ടും അവതരിപ്പിക്കുന്നു
ഈ പദ്ധതി ഉടൻ പൂർത്തിയാകാനാണ് സാധ്യത
നമ്മളിൽനിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയിരിക്കുന്ന നമ്മുടെ ഭാഷ അറിയാത്ത നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ച് അറിയാത്ത ജപ്പാൻകാർക്ക് നമ്മുടെ സംസ്കാരത്തോടുള്ള അർപ്പണബോധവും ബഹുമാനവും വളരെ പ്രശംസനീയമാണ്
ഇതിൽ അഭിമാനിക്കാത്ത ഇന്ത്യാക്കാരുണ്ടാകുമോ
പ്രിയ ദേശവാസികളേ സെൽഫ് ഫോർ സൊസൈറ്റി സ്വന്തം കാര്യത്തിനുപരിയായി സമൂഹത്തെ സേവിക്കുക എന്ന മന്ത്രം നമ്മുടെ മൂല്യങ്ങളുടെ ഭാഗമാണ്
നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്
നമ്മുടെ നാട്ടിലെ എണ്ണമറ്റ ആളുകൾ ഈ മന്ത്രം തങ്ങളുടെ ജീവിതലക്ഷ്യമാക്കുന്നു
വിരമിച്ചതിന് ശേഷമുള്ള തന്റെ സമ്പാദ്യം മുഴുവൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ആന്ധ്രാപ്രദേശിലെ മർക്കാപുരനിവാസിയായ ശ്രീ
റാംഭൂപാൽ റെഡ്ഡി നൽകിയെന്ന് അറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും
സുകന്യ സമൃദ്ധി യോജന പ്രകാരം 100 ഓളം പെൺകുട്ടികൾക്കായി അദ്ദേഹം അക്കൌണ്ട് തുറക്കുകയും അതിൽ 25 ലക്ഷത്തിലധികം നിക്ഷേപിക്കുകയും ചെയ്തു
അത്തരം സേവനത്തിന്റെ മറ്റൊരു ഉദാഹരണം ഇതാ യു
ആഗ്രയിലെ കച്ചോര ഗ്രാമത്തിൽനിന്നും വർഷങ്ങളായി ഈ ഗ്രാമത്തിൽ ശുദ്ധജലക്ഷാമം ഉണ്ടായിരുന്നു
അതേസമയം ഗ്രാമത്തിലെ കർഷകനായ കുൻവർ സിംഗിനു ഗ്രാമത്തിൽ നിന്ന് 67 കിലോമീറ്റർ അകലെയുള്ള തന്റെ വയലിൽ വെള്ളം ലഭിച്ചു
അദ്ദേഹത്തിനു വലിയ സന്തോഷമായി
ഈ വെള്ളംകൊണ്ട് മറ്റെല്ലാ ഗ്രാമവാസികളെയും സഹായിക്കാമെന്നു അദ്ദേഹം ചിന്തിച്ചു
പക്ഷേ കൃഷിയിടത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ 3032 ലക്ഷം രൂപ വേണ്ടിവരും
ഈ സമയത്താണ് കുൻവർ സിംഗിന്റെ ഇളയ സഹോദരൻ ശ്യാം സിംഗ് പട്ടാളത്തിൽ നിന്ന് വിരമിച്ചശേഷം ഗ്രാമത്തിലെത്തിയത്
അദ്ദേഹം ഇക്കാര്യം അറിഞ്ഞപ്പോൾ താൻ വിരമിച്ചപ്പോൾ ലഭിച്ച പണമെല്ലാം അതിനായി കൈമാറുകയും കൃഷിയിടത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ഗ്രാമവാസികൾക്ക് വെള്ളം വിതരണം ചെയ്യുകയും ചെയ്തു
അർപ്പണബോധവും കടമകളോടുള്ള ഗൌരവവും ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് മുഴുവൻ സമൂഹത്തിന്റെ ഭാവിയെ എങ്ങനെ മാറ്റാൻ കഴിയും എന്നതിന് ഈ പരിശ്രമം വലിയ ഉദാഹരണമാണ്
കർത്തവ്യത്തിന്റെ പാതയിലൂടെ നടന്നാൽ മാത്രമേ സമൂഹത്തെ ശാക്തീകരിക്കാൻ കഴിയൂ
രാജ്യത്തെ ശാക്തീകരിക്കാൻ കഴിയൂ
സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃതോത്സവത്തിൽ ഇതായിരിക്കണം നമ്മുടെ പ്രതിജ്ഞ
ഇതു നമ്മുടെ സാധനയും ആയിരിക്കണം
അതിനു ഒരേയൊരു വഴി മാത്രമേയുള്ളൂ കർത്തവ്യം കർത്തവ്യം കർത്തവ്യം
പ്രിയപ്പെട്ട ദേശവാസികളെ ഇന്ന് മൻ കി ബാത്തിൽ നമ്മൾ സമൂഹവുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു
നിങ്ങളെല്ലാവരും വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എനിക്ക് അയയ്ക്കുന്നു
അവയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത്
മൻ കി ബാത്തിന്റെ അടുത്ത പതിപ്പിനായി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അയയ്ക്കാനും മറക്കരുത്
ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നു
നിങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികൾ അവയെക്കുറിച്ച് എന്നോട് പറയണം
നമോ ആപ്പ് മൈഗോവ് എന്നിവയിലൂടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു
അടുത്ത തവണ നമ്മൾ ഒരിക്കൽകൂടി കണ്ടുമുട്ടുമ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട സമാന വിഷയങ്ങൾ വീണ്ടും സംസാരിക്കാം
നിങ്ങൾ സുഖമായിരിക്കുക
കൂടാതെ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും സംരക്ഷിക്കുക
ഈ വേനൽക്കാലത്ത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭക്ഷണവും വെള്ളവും നൽകാനുള്ള നിങ്ങളുടെ മാനുഷിക ഉത്തരവാദിത്തം നിങ്ങൾ തുടർന്നും നിറവേറ്റണം
ഇക്കാര്യം എപ്പോഴും ഓർക്കുക
വളരെ നന്ദി